ഹലോ, നമസ്കാരം സ്വാദിഖ് അല്ലെ ? അതെ അതെ

ആ പറയെടാ സ്വാദിഖ് ആണ് എന്തൊക്കെ വർത്താനം ആസിഫെ കുറെ കാലമായല്ലോ കണ്ടിട്ട്

അങ്ങനെ പോകുന്നു തട്ടിയും മുട്ടിയും അങ്ങനെ പോകുന്നു എന്തെ പ്രതേകിച്ച് ? ഒന്നുമില്ല ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ എന്ന് കരുതി വിളിച്ചതാണ് ഹാ ഓക്കെ ഓക്കെ, എന്തായിരുന്നു ? നമ്മൾ ഇപ്പൊ നമ്മുടെ കാലമൊക്കെ ഒരുപാട് വികസിച്ച് ആധുനിക കാലത്ത് എത്തിയെപ്പോ നിങ്ങളുടെ നാട്ടിലുള്ള കൃഷി സംബന്ധിയായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വിളിച്ചതാണ് പറയ് പറയ്

അടിസ്ഥാനപരമായ ആവശ്യങ്ങളൊക്കെയാണ് അങ്ങനെത്തെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിനില്ല അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തൽ നമ്മുക്കൊരു സമയം ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ എന്താണ് ഒരു നിരാശാജനകമാണെങ്കിലും നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ സാധാരണ ഭക്ഷ്യങ്ങളായ അരിണ് അല്ലേൽ ഗോതമ്പ് ഇതൊന്നും കെരളത്തീന്ന് പ്രൊഡ്യൂസ് ചെയ്യാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഇത്

ആ അതെ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ നിങ്ങൾ പ്രാതെക്ഷിക്കാമായിട്ട് അവിടെ കൃഷി രീതികളോ ഉണ്ടോ നിങ്ങളുടെ നാട്ടില് ? കുഴപ്പന്നുമില്ല എവിടെ എന്നാലും എന്താ കുറവാണ് പണ്ടത്തെ ഇത് താരതമ്മ്യം നോക്കുകയാണെകിൽ വളരെ അതികം കുറവാണ് ഇപ്പൊ എന്താണെന്നുവച്ചാൽ ആൾകാർ എല്ലാവരും ബസ്സിനെസ്സിലേക്ക് എങ്ങനെ കുറെ ക്യാഷ് ഉണ്ടാകാം എന്നത് ആൾകാർ ചിന്തിക്കുന്നുള്ളു

കൃഷി ചെയ്യാറുണ്ട് ഇതിനൊക്കെ പ്രശനം എന്തെന്നുവച്ചാൽ ആൾക്കാർക്ക് ഇതിന് പണിക്കൂലി നടാനും കൊഴിയാനും അതിനൊക്കെ പണിക്കൂലിയും അതെ പോലെ അങ്ങനെ ഒരുപാട് എക്സ്‌പെൻസീവ് വുകൾ ഉണ്ട് ഇതിന്റെ ബെക്ക് ഇൽ അതുകൊണ്ടാണ് ഒരുപാട് പേര് പിന്മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അതെ പക്ഷെ ഒരുപാട് സമയം പോകുന്നുണ്ട് എന്നത് ഒരു കാരണമായി എടുക്കാം പക്ഷെ ഇതിന് ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട് എന്നതും അതൊക്കെ ഒരു ഒരിക്കലും മനുഷ്യന് അതൊരു കാരണമായിട്ടോ ന്യായമായിട്ടോ ഒരിക്കലും എടുക്കാൻ പാടില്ലല്ലോ കാരണം ഇതൊരു നമ്മുടെ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് ഭക്ഷണം എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ അതില്ലാതെ നില നിൽപ്പിലാത്ത ഒരു അവസ്ഥയാണ് അപ്പോ അത് നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതും അതിന് വേണ്ടി സമയം ചെലവുകയിക്കുക എന്നുള്ളത് എന്നെ സാമ്പത്തിനെത്തിച്ച് എടുത്തോളാം ഏറെ പുരോഗമിക്കാനും ആവശ്യമായ കാര്യമാണ് അപ്പൊ അതിന് നമ്മൾ അന്യസംസ്ഥാങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ സർക്കാരിന്റെ നേതൃത്തത്തിലോ അല്ലെങ്കിൽ അത് പോലെയുള്ള നമ്മുടെ പഞ്ചായത്ത് തുടങ്ങിയ അങ്ങനെത്തെ ഒരുപാട് സർക്കാർ നേതൃത്തത്തിൽ കൃഷി അങ്ങനെയുള്ള പദ്ധതികൾ ഒരുപാട് കൃഷി ഭവൻ എന്നൊക്കെ ഉണ്ടല്ലോ അതിന് ഒരുപാട് വിത്തുകൾ വിതരണം ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ജനങ്ങൾ ഇതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മക്ക് ജനങ്ങളെ ഒക്കെ ഇതിനോട് ആകർഷണം തോന്നിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കയ്യും എന്തൊക്കെ പദ്ധതികൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ എന്തെങ്കിലുമുണ്ടോ വലിയ ചിന്തകളോ അല്ലെങ്കിൽ നമ്മക്കൊന്ന് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ ? വലിയ ചിനതലൊന്നുമില്ല ഞാൻ ഒരു സാധാരണകാരനാണ് ഒരു ചെറിയ ഫാമിലി ഇൽ ജനിച്ച ഒരാളാണ് സാധാരണ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് എന്റെ ഒരു മുത്തച്ഛൻ അവരൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നത് ഇവരൊന്നും ഈ സമയത്ത് കൃഷി ചെയ്യുന്നില്ല ഇതിന് കാരണം എന്താണെന്ന്ച്ചാൽ

അതാണ് ഇതിന് ഏറ്റവും വലിയ കാരണം ഇതിനൊക്കെ പരിഹാരമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല പ്രൊജെക്ടുകൾ വരണം അപ്പൊ ഇതൊക്കെ എന്താകും ഹാ ഓക്കെ സർക്കാരിന്റെ ഭാഗത്ത് നല്ല ഇവർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള പദ്ധതികൾ വരണം എന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത് ഓക്കെ ഓക്കെ എന്തായാലും താങ്കളുടെ

വിലയേറിയ അഭിപ്രായങ്ങൾക്കൊക്കെ നന്ദി അറിയിക്കുകയാണ് നമ്മുക്ക് പിന്നീട് ബന്ധപ്പെടാം വേറെ ഒരു വിഷയവുമായി നമ്മുക്ക് പിന്നീട് സംസാരികാരം

അത് വരെ ഓക്കെ, താങ്ക് യു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്